road കളില് കാണാൻ ആകൂല്ല. indian ഇന്ത്യന്റെ ആ ഒരു പതാക മാത്രമേ ഉണ്ടാവുള്ളൂ എവിടെയും ആ മൂന്ന് colour അങ്ങനെ ഇന്ത്യൻ പതാകയാണ് നമ്മുടെ രാജ്യം അതല്ലേ അതാണ് നമ്മുടെ ആവേശം നമ്മള് എന്താ പറയുക എല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നതല്ലേ നമ്മുടെ ജീവിതം. അപ്പോ അതിനനുസരിച്ചുള്ള ആവേശം നമ്മൾ നമ്മുടെ രാജ്യത്തിനും അതില് കളിക്കുന്ന വ്യക്തികൾക്കും കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിൻറെ ആവശ്യമാണ്. ശരിയാ ഞാൻ കുറെ ആലോചിക്കാറുണ്ട് എനിക്ക് പണ്ട് ആഹ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആഹ് ഈ ഹും കൈ കാണിച്ചാൽ നിർത്താൻ വേണ്ടിയിട്ട് അഹ് ഞാൻ ഒരു സമയത്ത് shot put എന്ന് പറഞ്ഞ ഒരു അഹ് മത്സരം ഉണ്ട് അതിന് ഞാൻ അതിന് ആഹ് ഞാൻ ഈ കാണുന്നതിനെക്കാട്ടും വളരെ മെലിഞ്ഞിട്ടായിരുന്നു പണ്ട് ഞാൻ അഹ് ഏഴാം class ൽ പഠിക്കുന്ന സമയത്ത് ആയിരുന്നു. അപ്പോ ഈ shot put ചെയ്യുന്ന സമയത്ത് ഇതിന് ഭയങ്കര അഹ് ഭയങ്കര അഹ് കനം ആണല്ലോ അപ്പോ അഹ് ഞാൻ ഇത് എടുത്ത് എറിഞ്ഞു ആഹ് എറിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ, കൈ ഉളുക്കി പോയി.

അതിൽ, അത് നിന്നിട്ട് അഹ് ഉം ഓടി അവിടെ എത്താന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എതിലൂടെ ഓടണം എന്നുണ്ടായിട്ടില്ല എന്നിട്ട് എൻറെ എ~എനിക്ക് തന്നിട്ടുള്ള വഴിയല്ലാണ്ട് ഞാൻ വഴി വഴി ചുറ്റികടന്ന് എൻറെ friend ന്റെ row യിലൂടെയാ ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്നെ അവിടുന്നും പുറത്താക്കി അപ്പോൾ sports നാണ് ഒരു കായിക ഹും കായിക മത്സരങ്ങളോടുള്ള ആഹ് ഇഷ്ടം പോയിട്ടില്ല പക്ഷേ എനിക്ക് ആവൂല എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നതോതോടെ ഞാൻ അതവിടെ നിർത്തി ഏഴാം class ൽ പഠിക്കുന്ന സമയത്ത് കായിക മത്സരങ്ങളോട് അഹ് കണ്ടുനിൽക്കാനുള്ള താല്പര്യമില്ല ഞാനങ്ങനെ താ ആഹ് പ്രത്യേകിച്ച് participiate ചെയ്തിട്ടുള്ള ഇത് ഒക്കെ കുറവാണ് കായിക മത്സരം അപ്പോൾ നമ്മുടെ എന്താ പറയുക ആഹ് പാട്ട് dance ആഹ് പങ്കെടുത്തിട്ടും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒട്ടുമിക്ക അഹ് എട്ട് വർഷത്തോളം സംഗീതം പഠിച്ചു അതുകൊണ്ടുതന്നെ സംഗീതം പഠിച്ചതല്ലേ? ആ ആ okay അതാണ് എനിക്ക് അഹ് AAR റഹ്മാനെ പെട്ടെന്ന് മനസ്സിലായത് അല്ലേ? എന്താ പറയുക ആ ഒരു പഠിച്ചിട്ടുണ്ട് സം~സംഗീത ഉപകരണം വായിക്കുവോ? ഇല്ല, ഇല്ല അഹ് അതിൻറെ പാകത്തിനനുസരിച്ചുള്ള രീതിയിൽ സംഗീതം പാടും ആ ഒരു ഓ harmonium യത്തില് പാടാൻ ആണല്ലേ ഓ

ഞാ~ഞാൻ പണ്ട് എൻറെ അച്ഛമ്മ ആഹ് ന~നന്നായിട്ട് harmonium യം വായിക്കുമായിരുന്നു. ആ ആ ഒരു സമയത്ത് ഞാൻ അഹ് രണ്ടു മൂന്നു ദിവസം ഞാൻ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു വ~വളരെ ചെറുപ്പത്തിലാണ് ഞാൻ ഇപ്പം ഒരു ആറ് വയസ്സുള്ള സമയത്ത് ആഹ് പുള്ളിക്കാരി നല്ല ഒരു അഹ് നല്ലവണ്ണം വായിക്കുമായിരുന്നു അപ്പോ പുള്ളിക്കാരി ഉണ്ടായിരുന്ന കുറച്ച് അഹ് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെയങ്ങ് പോയി പിന്നെ ആഹ് ഞാൻ ഞാൻ guitar വായിക്കും. അത്യാവശ്യം ഉം കുഴപ്പമില്ലാതെ നല്ലവണ്ണം വായിക്കും. ആഹ് പാട്ട് അധികം പാടില്ല എൻറെ ഒരു അഹ് പണ്ട് ഒരു എട്ടാം class ൽ പഠിക്കുന്ന സമയത്തൊക്കെ അഹ് എൻറെ മിക്കവാറും ഉള്ള വിനോദ കാര്യങ്ങളിൽ പാട്ട് പാടലും പാടല്ന്ന് പറഞ്ഞാൽ എ~എനിക്ക് എ~എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പാടൂ പക്ഷേ വേറെ എല്ലാവർക്കും ഞാൻ പാടുന്ന കേട്ടാൽ സന്തോഷം വരില്ല എന്ന് വെച്ചാൽ ഉറക്കം ഞാൻ പാടാറില്ല അവരുടെ മുൻപിന്ന് അഹ് ഇങ്ങനെയാണ്

ഞാനെന്താ ചെറുപ്പത്തില് എല്ലാവരും അഹ് dance ഒക്കെ കളിക്കുന്ന പോലെ നൃത്തം ചെയ്യായിരുന്നു. ആഹ് school ലെല്ലാം പരിപാടിക്ക് വേണ്ടിയിട്ട് അപർണ dance കളിക്കാറില്ലേ? നൃത്തം ചെയ്യാറില് dance പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പാട്ടുമാണ് സംഗീതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഏറെ ഇഷ്ടം okay അതാണ് താല്പര്യം. അങ്ങനെ

പലരും നൃത്തത്തിൽ ആണ് വിനോദം പാട്ട് പാടുന്നവർ ഉണ്ട് നൃത്തത്തിൽ ഒത്തിരി മികച്ച നിലയിൽ എത്തിയ എൻറെ സുഹൃത്തുക്കളുമുണ്ട്. എന്താ പറയുക ഇപ്പം എന്താ ഭരതനാട്യം ഇങ്ങനെ കഥകളി എടുക്കുന്ന ബിരുദങ്ങൾ എടുക്കുന്ന ഒരു കാലം സുഹൃത്തുക്കളുമുണ്ട്. അങ്ങനെ പല സുഹൃത്തുക്കളെ പരിചയമുണ്ട്

അതെ അതാണല്ലോ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഒരു തിരുവാതിര എന്ന് പറയാം അല്ലേ? ആഹ് അപർണയുടെ വീട്ടുകാരൊക്കെ പാടുവോ? അങ്ങനെ പ്രത്യേകിച്ചില്ല. പക്ഷേ അനിയൻ

പാടും അവൻ കൂടുതൽ കായിക പരമായിട്ട് നല്ലൊരു football കളിക്കാരനാണ്. കായിക മേഖലയാണ് അവൻറെ ഓ അത് നല്ലതാ അഹ് ഉം അതേ ഞാന് ഈ ഫിഫയുടെ സമയത്ത് ആ ഒരു സമയത്ത് കാണുന്നത് മാത്രമേയുള്ളൂ എനിക്ക് ആഹ് ഉം ഈ അഹ് ഉം പ~പന്ത് കളിയോട് ആഹ് ഉം എല്ലാ സമയവും ഞാനിരുന്നു ക അതേ പന്തുകളിയെല്ലാം

അത് എപ്പോഴും കളികളുണ്ട് പക്ഷേ നമുക്കാർക്കും അതിനോട് പരിചയമില്ല എന്നുള്ള പ്രശ്നാണ്. അഹ് എന്താ പറയുക ലാലിഗന്ന് പറഞ്ഞ ഓരോ ഇത് ഉണ്ട് നമ്മളാരും അറിയുന്നില്ല നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പക്ഷേ കളിക്കുന്നതും അത്രയേറെ പന്ത് ആഹ് പന്തുകളിയോട് ഇഷ്ടമുള്ളവര് തീർച്ചയായിട്ടും എല്ലാ കളികളും കാണുന്നു. അതെ, അത് ശരിയാണ്. ഇന്നലെ ഞാന് ആഹ് വാർത്തയില് ഞാന് കണ്ടിട്ടുണ്ടായിരുന്നു ആഹ് മെസ്സി

ഐഫോൺ സ്വർണ്ണത്തിൽ മുക്കി ആണ്. ആയിരിക്കും ഈ പത്ത് അഹ് സഹ കളിക്കാർക്ക് ആഹ് എല്ലാം കൂടെ ഒ~ഒന്നൊന്നര കോടി രൂപയുടെ phone ണ് കൊടുക്കുന്നത് എന്ന് കേട്ടു. അപ്പോ മെസ്സിക്ക് അത്രയും ആഹ് വേണ്ടപ്പെട്ട

പറയാം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഇന്ന് തീരില്ല. okay എന്ന അപർണ ആഹ് ശരി ഞാൻ പോവാണ്. ഞാൻ പോണു okay.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 എൻ്റെ വീട്ടിൽ നടത്തിയ ഒരു ചെറിയ സൽക്കാരത്തിലെ ഭക്ഷണങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. ആ സൽക്കാരത്തിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ എന്തെല്ലാം അതിലേക്കാവശ്യമായ സാധനങ്ങൾ എല്ലാം നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ആദ്യമായി ആ സൽക്കാരത്തിലേക്ക് ആവശ്യമായൊരു biriyani chicken biriyani യാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. chicken biriyani ക്ക് എനിക്കും വീട്ടിലുള്ളവർക്കും പ്രത്യേക താല്പര്യാണ്. അതുകൊണ്ട് തന്നെ ആ chicken biriyani ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. chicken biriyani ക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു kilo biriyani അരി അതിലേക്ക് ആവശ്യമായ

നൂറ് ഇഞ്ചി, നൂറ് വെളുത്ത ഉള്ളി, ഒരു ആറ് പച്ചമുളക് പിന്നെ biriyani masala chicken masala biriyani മരുന്ന്, ഇവയെല്ലാമാണ് പ്രധാനമായും ആവശ്യമായ ചേരുവകൾ. പിന്നെ മല്ലിയില, നാരങ്ങാ

carrot ാക്കെ optional ആണ്. അത് നിർബന്ധല്ലാ എന്നാലും ഉപയോഗിക്കുന്നതിന് കുഴപ്പില്ലാ അതൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക രുചി ആയിരിക്കും എന്ന് മാത്രം. എന്നിട്ട് ഞാൻ biriyani വെക്കാൻ അതിന് ആവശ്യമായ ഒരു kilo അരി വേവിക്കേണ്ട ആവശ്യമായ ഒരു ചെമ്പെടുത്തു ഞാൻ

ഒട്ടിപ്പിടിക്കും. ഈ അരി വെന്തതിനു ശേഷം അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ വെള്ളം കൂടിയാൽ കൊഴപ്പില്ല കുറഞ്ഞുപോകരുത് എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ നാല് ഏലക്കായ, നാല് കറാമ്പൂവ്, രണ്ടു പട്ട ഒരു കുറച്ച് മല്ലിയിലയും പൊതിന ഇലയും ചെറുതായി അരിഞ്ഞത്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 അരി വെന്ത് വന്നതിനു ശേഷമുള്ള ഈ വറ്റുകളൊന്നും ഒട്ടിപ്പിടിക്കില്ല. അത് വേറെ വേറെ ആയി നല്ല വൃത്തിയോടെയിരിക്കും. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചാൽ കട്ടപിടിക്കാൻ സാധ്യത ഉണ്ട് അതിനാണ് നാരങ്ങാ നീര് ഒഴിക്കുന്നത്.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 ആ വെള്ളം തളച്ചതിനു ശേഷം തിളച്ച ആ വെള്ളത്തിലേക്ക് നമ്മൾ പിന്നെ മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയ അരി ഈ biriyani അരി ഉണ്ടല്ലോ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകുന്നത് എന്തിനെന്ന് വെച്ചാല് അതിന്റെ കൊഴുപ്പൊക്കെ നീങ്ങി പോകാനാണ്. കട്ടപിടിക്കാതിരിക്കാനും കൊഴുപ്പൊന്നും ഇല്ലാതിരിക്കാനൊക്കെയാണ്. മൂന്നോ നാലോ പ്രാവശ്യം ഒക്കെ കഴുകുന്നത്. നല്ല വണ്ണം കഴുകിയതിന് ശേഷം ആ അരി ആ വെള്ളത്തിലേക്ക് ഇടുക. ആ വെള്ളത്തിൽ അത് ഇട്ടിട്ടു നല്ലവണ്ണം തീയ് കത്തിച്ച് ആ പാത്രം അ മൂടിവെക്കുക. നല്ലവണ്ണം തെളക്കണം. തെളച്ച അരി അത് അരി വേ~വേവാകണം. വേവായാലേ പാകത്തിന് വേവായാലേ പിന്നെ അരി അ~അടുപ്പിൽ നിന്ന് വാങ്ങാവൂ. ആ അരി വേവായതിന് ശേഷം ഒരു പകുതി ഒരു~ഒരു പത്തു പതിനഞ്ച് minute കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചെമ്പിന്റെ മൂടി എടുത്ത് കുറച്ച് അരി ഒരു പാത്രത്തിലേക്കെടുത്തിട്ട് വേവായൊന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഒരു അഞ്ചു minute ും കൂടെ തുറന്നുവച്ചായാലും തിളപ്പിക്കുക. എന്നിട്ട് അരി വേവതിക~അധികമാവരുത് കാരണം biriyani ഒട്ടിപ്പിടിക്കും. അത്

അത് ഊറ്റിയെടുക്കുക. വാർത്തെടുക്കുക ഒരു പാത്രത്തിലേക്ക് നല്ലോണം വെള്ളം വാർത്ത് ഊറ്റി ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വച്ച ആ chicken ഉണ്ടല്ലോ ആ chicken നന്നായി കഴുകുക. കഷ്ണങ്ങൾ ആക്കിയ chicken നന്നായി ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നന്നായി കഴുകിയിട്ട് വൃത്തിയായി വെള്ളം വാർ വാർക്കാൻ വെക്കുക. വെള്ളത്തിലേക്ക് masala ഒന്നും ഇടാതെ വെള്ളം നല്ലവണ്ണം വാർന്നു പോകുക. ആ വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് വാർത്തെടുത്തതിന് ശേഷം ആറ്റി chicken masala പുരട്ടി വെക്കുക. masala പുരട്ടാൻ ആവശ്യമായത് ഒരു രണ്ട് tea spoon മുളക് പൊടി, ഒരു tea spoon മഞ്ഞ പൊടി, ഒരു മൂന്ന് tea spoon

അതിലേക്ക് ആവശ്യ~ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് അതിന്റെ ആവശ്യത്തിന് എത്ര എന്ന് നോക്കിയിട്ട് നമ്മൾ ഇടുക. പിന്നെ ഒരു കുറച്ചു വിനാഗിരി ഒരു നാലോ അഞ്ചോ table tea spoon വിനാഗിരി ഒ~ഒഴിച്ച് നന്നായി ആ chicken അതിലേക്ക് colour ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം. red color red colour ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വച്ചാല് നല്ല chicken നല്ല കളർ ഉണ്ടായിരിക്കും. red colour ആയിരിക്കും അല്ല മഞ്ഞ colour ഒന്നും ആവാതെ വെള്ള കറ~ colour ാന്നും വരാതെ red colour ആവാൻ വേണ്ടിയിട്ടാണ് ഈ red colour ഉപയോഗിക്കുന്നത്. ഈ red colour കൂടി ഉപയോഗിച്ചതിന് ശേഷം നന്നായി ഈ chicken നമ്മുടെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്ത് ഒരു പത്ത് minute rest എടുക്കുക. ആ പത്ത് minute rest എടുക്കുന്ന time അത് masala അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങിനെ വെക്കുന്നത്. അതിനു ശേഷം നമ്മള് അതിലേക്ക് ആവശ്യമായ വലിയ ഉള്ളി നന്നായി മിനുമിനാന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക. nice ആയിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അ~അര kilo തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി ചെറുതായി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് അത് വേറൊരു പാത്രത്തിലേക്ക് വെക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ വെളുത്തുള്ളി paste ഇഞ്ചി paste ഉണ്ടാക്കുക. അത് വെളുത്തുള്ളി നന്നായി അതിന്റെ തൊലി ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇഞ്ചിയും അ~അതുപോലെതന്നെ അതിന്റെ തൊലി ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി paste ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കുക. പിന്നെ ഒരു പച്ചമുളക് നമ്മള് എടുത്തിരുന്നല്ലോ.

ഒരു ഒ~ഒന്നര മുറി ബാക്കി രണ്ടു നാരങ്ങ അല്ലെ പറഞ്ഞത് അതിലേക്കുള്ള ഒന്നര മുറി നാരങ്ങാ നീരും എടുക്കുക. ആ ഒന്നര മുറി നാരങ്ങയുടെ നീര് എടുത്തിട്ട് അത് ഒരു പാത്രത്തിൽ വെക്കുക. പിന്നെ മല്ലിയില പൊതിനയില നന്നായി ചെറുതാക്കി അരിഞ്ഞതിനു ശേഷം അത് കുറച്ച് വേപ്പിൻ കറിവേപ്പിലയും എടുത്തുവെക്കുക.

അതിലേക്ക് തന്നെ കുറച്ച് chicken masala biriyani masala ഒക്കെ ചേർത്ത് അടുത്തു തന്നെ വെക്കുക. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക്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 sun flower ാ palm oil ിലോ ഒഴിച്ച് നന്നായി വറുത്തെടുക്കുക. വറുത്തെടുത്ത ചിക്കൻ കൊറേ കുറച്ച് കുറച്ചിട്ട് വറുത്തെടുക്കുക ഒരു പാത്രത്തില് നന്നായി എണ്ണ തിളച്ചതിന് ശേഷം കൊറെശ്ശേ ഇട്ട് കൊടുത്തിട്ട് അത് വറുത്തെടുക്കുക. അതൊരു വറുത്തൊരു പാത്രത്തിലേക്ക് വെക്കുക. അതിന് ശേഷം നമ്മള് ചെയ്യേണ്ടത്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

ഇരുനൂറ് litre sun flower oil ഒഴിച്ച് അത് ചൂടായതിനുശേഷം അതിലേക്ക് നമ്മള് നന്നായി ചെറുതാക്കി അരിഞ്ഞ ആ വലിയ ഉള്ളി ഉണ്ടല്ലോ ആ സവാള അത് ഇട്ടു കൊടുക്കുക. അതിട്ട് നന്നായി വയറ്റണം നന്നായി വയറ്റുക പെട്ടെന്ന് വയങ്ങും വയ~വയറ്റി എടുക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടാൽ പെട്ടെന്ന് വയറ്റി എടുക്കാൻ നമുക്ക് കഴിയും. അധികം തീ കത്തിക്കരുത്. കരിഞ്ഞുപോകും അപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതില്ലാതാക്കാനാണ് ചെറു~ചെറു തീയിൽനിന്ന് വയറ്റി എടുക്കുന്നത്. അത് വാ~വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി കൂടി ഇട്ടു കൊടുക്കുക. തക്കാളി ഇട്ട് നന്നായി ഇളക്കി ഒരു അഞ്ചോ ആറോ minute ാന്ന് ആ ചെമ്പ് അടച്ചു വെക്കുക.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 ആ ചെമ്പിന്റെ മൂടി എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി paste ഇഞ്ചി paste പച്ചമുളക് ഒക്കെ ഇട്ട് നന്നായി വയറ്റുക. ഇതിൻറെ പച്ച ചുവ മാറുന്നതുവരെ നന്നായി കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കുക. അപ്പൊ ഇതൊക്കെ കൂടി വഴറ്റുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമായിരിക്കും നല്ല മണം വരും. അത് biriyani ിക്ക് നന്നായി വഴറ്റി എടുത്താൽ ഒരു പ്രത്യേക മണം കിട്ടും അത് വഴറ്റി എടുക്കണം. നന്നായി ആ എണ്ണ~എണ്ണയിൽ ഇട്ടിട്ട് എന്നിട്ട് അത് നന്നായി വഴറ്റി അതിനുശേഷം അതിലേക്കാവശ്യമായ പൊടികൾ ഇട്ടുകൊടുക്കുക. പൊടികള് ഒരു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 ഒരു മൂന്ന് tea spoon chicken masala ഒരു മൂന്നു tea spoon biriyani masala പിന്നെ biriyani മരുന്നുണ്ടല്ലോ അത് നന്നായി ചൂടാക്കണം ഒരു ചെറിയ ചീനച്ചട്ടിയിൽ വച്ചിട്ട് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം അത് നമ്മൾ mixie ിയിലെ ചെറിയ jar ുണ്ടല്ലോ അതിൽ ഇട്ട് പൊടിക്കുക അതിൽ നിന്നും കുറച്ച് full വഴറ്റിയതിലേക്ക് ഇട്ട് നന്നായി mix ചെയ്ത് ഇളക്കികൊടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മള് അതിലേക്ക് ആ നമ്മൾ എടുത്ത് വെച്ച നാരങ്ങാ നീരും ഒഴിച്ച് കുറച്ച് തൈരും ഒരു അര glass തൈര് ചേർക്കുക. അത് പുളിക്കാണ് പ്രത്യേക taste ആയിരിക്കും. തൈരും ചേർത്ത് ഒരു നാല് tea spoon വിനാഗിരി~വിനാഗിരി കൂടി ചേർക്കുക. വിനാഗിരി ചേർക്കുന്നത് പുളിപ്പുണ്ടാവും. നമ്മക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർക്കും അല്ലെങ്കിൽ കൊഴപ്പം ഒന്നൂല്ല പ്രത്യേകിച്ച് ആവശ്യള്ളവർക്ക് ചേർത്താൽ മതി. അതൊക്കെ option ആണ്. പുളി എത്രത്തോളം വേണമെന്ന് അതിനാവശ്യമായിട്ട് എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലോണം വഴറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക്~കുരുമുളകിന്റെ പൊടി കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് അതിന് ശേഷം നന്നായി വഴറ്റുക അതൊക്കെ വഴറ്റി മല്ലിച്ചപ്പ് പൊതിനയുടെ ഇല അരിഞ്ഞുവച്ചത് വേപ്പിന്റെ ഇലയും ഇട്ട് നമ്മൾ അതിലേക്ക് പിന്നെ ആ chicken ഉണ്ടല്ലോ chicken പൊരിച്ച് വറുത്തെടുത്ത chicken ആ chicken ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ചു minute ഒന്ന്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 എന്നിട്ട് അതിനു ശേഷം ആ ചെമ്പിന്റെ മൂടി തുറന്നു വെക്കുക. ചെമ്പിന്റെ മൂടി തു~തുറന്ന് വെച്ചിട്ട് chicken നമ്മള് വറുത്തെടുത്തത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേവാനൊന്നും ഇല്ല. മൂടി വെക്കുന്നത് ആവിയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം വാർത്തെടുത്തു വച്ച biriyani അരിയുണ്ടല്ലോ അത് rice ചോറ് ആക്കിയിട്ടുണ്ടല്ലോ ആ ചോറ് എടുത്തിട്ട് നമ്മള് ഒരു പകുതിയോളം ഈ masala യുടെ മുകളിലായി ഇട്ട് കൊടുക്കുക. ആ ചെമ്പിന് പരത്തി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നൂറ് gram നെയ്യ് നമ്മൾ കരുതിയേക്കണം. ആ നൂറ് gram നെയ്യ് കുറച്ചൊരു അൻപത് gram മോളം അതിന് മുകളിലായി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മള് കുറച്ച് മല്ലി ഇല

അതിൻറെ അതിൽ നിന്ന് വറച്ച് എടുത്തിട്ട് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വെക്കണം കുറച്ച് വലിയ ഉള്ളി നന്നായി വറുത്തെടുത്തത് നന്നായി വറച്ചെടുക്കണം വറുത്ത് എടുത്ത് roast ആക്കിയാലേ പറ്റുളളൂ. ആ roast ആക്കി എടുത്തത് ഒരു ചെറിയ ഒരു golden colour വരണം അതുവരെ വരട്ടിയെടുക്കണം അ~അങ്ങനെ വരട്ടിയെടുത്ത് ചെറിയ ആ വലിയ ഉള്ളിയുടെ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 പിന്നെ അത് മുഴുവനായി നമ്മൾ ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം പരത്തുക. ചെമ്പിന്റെ മുകളിലൂടെ നല്ലവണ്ണം അത് നല്ലവണ്ണം പരത്തണത് ചട്ടുകം എടുത്തിട്ട് നന്നായി പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മള് ബാക്കിയുള്ള ഈ മല്ലിയില പൊടി സവാള biriyani മരുന്നൊക്കെ പൊടിച്ചു വച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം അതിനു മുകളിലിട്ടിട്ട് ബാക്കിയുള്ള ആ നെയ്യ് കൂടെ അതിൻറെ മുകളിലേക്ക് ഒഴിച്ച്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 ചെമ്പിന് മേലെ വയ്ക്കും ഞാനത് എന്തിനാന്ന് വെച്ചാല് ചെമ്പിന്റെ മുകളില് കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാഴയുടെ ഇലവെട്ടി അതിന് മുകളിൽ വച്ച് നമ്മൾ കത്തിച്ചുകൊണ്ടിരുന്നാൽ തീ കനലുണ്ടല്ലോ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 തീ കൂടിയാല് biriyani അടിയിൽ പിടിക്കും. അങ്ങനെ biriyani chicken biriyani ready യായി പിന്നെ ഇതിലേക്ക് ആവശ്യമായത് തെെര് തെെര് ഒരു ഒരു pack തെെര് രു~ഒരു നാല് സവാള നാലോ അഞ്ചോ സവാള ചെറുതാക്കി ചെറുതായി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ് ആ അഞ്ച് സവാള ഒരു അഞ്ച് പച്ചമുളക് ഒരു carrot ചെറുതായി അരിയണം ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നന്നായി കുഴച്ചെടുക്കണം. എന്നിട്ട് അതിനുശേഷം അതിലേക്ക് നമ്മള് ആപേ ഒരു pack തൈര് ഒഴിച്ചു കൊടുക്കുക. ഒരു pack തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ആ ബാക്കി വന്ന കുറച്ചു വിനാഗിരിയും കൂടി ചേർത്ത് എന്നുവച്ചാൽ വി~വിനാഗിരി ചേർക്കുന്നത് പുളിപ്പിനുവേണ്ടിയാണ് തൈര്ക്ക് വിനാഗിരി ചേർക്കുന്നില്ല പക്ഷേ ഞാൻ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ തൈര് ready യായി. പിന്നെ നമുക്ക് ആവശ്യള്ളത് അതിലേക്ക് അച്ചാറാണ് അച്ചാറ് ഞാന് family യുടെ കടയിൽ നിന്ന് മേടിക്കാറാണ്. അങ്ങനെ അച്ചാറും തൈരും

ഇരുന്നൂറ് gram പിന്നെ അതിലേക്ക് ആവശ്യമായ ജൗവ്വരി ഇരുന്നൂറ് gram semiya ഒരു അഞ്ച് ഏലക്കായ അതിനാവശ്യമായ പഞ്ചസാര ഒരു നുളള് എന്നിട്ടത് വെക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാല് ഈ ജൗവ്വരി വറുത്തെടുക്കുക ജൗവ്വരി എണ്ണയില്ലാതെ വറുത്തെടുക്കുക അത് പെട്ടെന്ന് roast ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് roast ായി കിട്ടിയാൽ വലുതായി കിടക്കും. അപ്പോ ഇങ്ങനെ വെന്ത് കിട്ടുമ്പോ ഒരു നല്ല വലിപ്പണ്ടാകും. ജൗവ്വരി കാണാൻ പിന്നെ അതിലേക്ക് എടുത്തുവെച്ച് നമ്മൾ എടുത്തുവെച്ച ഒരിച്ചിരി വെളിച്ചെണ്ണയില് നന്നായി ചൂടാക്കി ഒരു വരുന്നതുവരെ ഒന്ന് വയറ്റുക. അതിന് ശേഷം അതിലേക്ക് ഇളക്കാതെ ചൂടാക്കി വെക്കുക പിന്നെ ഈ പാൽ ഉണ്ടല്ലോ അപ്പോ ആദ്യത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കലം

നന്നായി തിളപ്പിച്ചു നന്നായി തിളപ്പിച്ചു വേവിച്ചു വേകണം നന്നായിട്ട് അതല്ലെങ്കിൽ അതിന് കടിക്കും അപ്പ taste ഉണ്ടാവുല്ല അതിനുവേണ്ടി നന്നായി വേവിക്കുക നന്നായി വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തുവച്ച ആ നാല് pack പാലുണ്ടല്ലോ ആ പാല് അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക. ആ പാല് അതിലേക്ക് ഒഴിച്ച് പാലും കൂടെ നന്നായി തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ വെള്ളം ഒക്കെ കുറഞ്ഞെന്നും അത് കുറഞ്ഞ് വരും പിന്നെ പാല് പാകത്തിന് തിളപ്പിച്ച മതി വെള്ളം കുറവും എന്നാല് പാല് കുറയ്ക്കാതെ പാകത്തിന് തിളപ്പിച്ചെടുക്കുക.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 നമ്മൾ ഒരു കല്ലിലിട്ടിട്ട് കുത്തിയാലും മതി. നന്നായി പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കുക. അതിട്ടിട്ട് ഈ പായസം എന്ത് ചെയ്യണം നമ്മള് അടുപ്പിൽ നിന്ന് വാങ്ങുക. വെന്തതിനു ശേഷം നന്നായി വെന്തത്തിന്ശേഷവും ഇളക്കാതെ നന്നായി വെന്തതിനു ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഈ പായസത്തിലേക്ക് ഒരു മൂന്ന് tire teaspoon

പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുക്കുക. പഞ്ചസാര ഒക്കെ നന്നായി നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം നമ്മുടെ ആ നമ്മളെ ആവശ്യത്തിന് ഉള്ളത് ഇട്ടുകൊടുത്ത് ചിലര് പായസത്തില് ഉപ്പ് ചേർക്കും ഞാൻ അങ്ങനെ ഉപ്പ് ചേർക്കാറില്ല. മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർക്കുന്നത്. എനിക്കങ്ങനെ താല്പര്യന്നില്ല ഞാൻ അങ്ങനെ ചേർക്കാറില്ല. എന്നിട്ട് അത്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 പിന്നെ ഞാന് ഒരു കുറച്ച് beef ഉണ്ടായിരുന്നു വീട്ടില് ആ beef ടുത്തിട്ട് നന്നായിട്ടൊന്ന്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 അത് വെന്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് വലിയ ഉള്ളി വ~വെട്ടി നന്നായി വ~വാട്ടിയെടുത്തു വലിയ ഉള്ളി നന്നായി വാട്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി paste ും കൂടി ഇട്ടുകൊടുത്തു.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 അതിലേക്കുള്ള എല്ലാ masala യും beef ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ masala കളും ഒക്കെ ഇട്ടുകൊടുത്തും മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളകുപൊടി beef masala ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ chicken വേവിച്ചു വെച്ചിരുന്നത്. പിന്നെയും അവസാനമായി ഉള്ളി വാട്ടി വെച്ചതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള beef masala കൂടി ഇട്ടു കൊടുത്തു beef masala ഒരു പ്രത്യേക മണത്തിന് വേണ്ടിയിട്ടാ ഇട്ടുകൊടുത്തത്. അങ്ങനെ beef masala കൂടി നന്നായി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് നന്നായി വയറ്റി അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ടു കൊടുത്ത് പച്ചമുളകും കൂടിയിട്ട് നന്നായി വയറ്റിയതിന് ശേഷം നമ്മളാ എടുത്തുവെച്ച beef ുണ്ടല്ലോ ഒരു kilo ത്തിന്റെ അടുത്തുള്ള ഒരു beef അപ്പോഴി beef ും കൂടി ഇത് ഈ ചട്ടിയിൽ ഇട്ട് നന്നായി വയറ്റിയതിനുശേഷം ഞാന്

അങ്ങനെ സൽക്കാരത്തിനുള്ള ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ ready യായി പിന്നെ കുറച്ച് fruits കൂടി ഞാൻ അവിടേക്ക് എട്~വാങ്ങി വെച്ചിരുന്നു. സൽക്കാരല്ലേ അത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ അതിനുവേണ്ടിയിട്ട് ഞാന് കുറച്ച് രണ്ടാ apple ഒരു അര kilo ത്തോളം വരുന്ന മുന്തിരി നല്ല

വെള്ള മുന്തിരി അല്ല കറ~ colour ായിട്ടുള്ള മുന്തിരിയെടുത്ത് പിന്നെ ഒരു pineapple വാങ്ങി നന്നായി ചെത്തി അതും ചെറിയ ചെറിയ കഷണങ്ങളാക്കി അതും കൂടി ഒരു പാത്രത്തില് ഇട്ടു ഇതൊക്കെ എന്തിനെന്ന് വെച്ചാൽ സൽക്കാരത്തിന് table ിലൊക്കെ കാണുമ്പോഴ് ഒരു ഭംഗിയല്ലേ.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 pineapple ഉണ്ടല്ലോ pineapple കഴിക്കുന്നത് നല്ലതാണ് ചെറുപഴം pineapple ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതെന്തെന്ന് വെച്ചാൽ ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് അത് pineapple ഏറ്റവും നല്ല ഭക്ഷണമാണ് ഭക്ഷണമാണ് അപ്പോൾ ഈ pineapple ഒക്കെ കൂടി ഭക്ഷണം biriyani ന് മേലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അര kilo ചെറുപഴം കൂടി ഉണ്ടായാൽ അതും കൂടി table ില് വെച്ച് എന്നിട്ട് ബിരിയാണി തൈരും അച്ചാറും beef fry യും എല്ലാം കൂടി ഞാൻ നല്ല വൃ

അവർക്ക് ഞാ~ഞാൻ ഒര് വെള്ളണ്ടാക്കി വെച്ചിരുന്നു. അത് എന്തെന്ന് വെച്ചാല് ഒര് ഇഞ്ചി തേങ്ങാപാലും നന്നായി അരച്ചെടുത്ത തേങ്ങാപ്പാലിൽ വെള്ളം അതിലേക്ക് തേങ്ങാപ്പാലും ഇഞ്ചിയും നന്നായി അരച്ചെടുക്കുക എന്നിട്ട് അതില് ആ~ആ തേങ്ങാപ്പാല് നല്ലോണം പിഴിഞ്ഞിട്ട് അതിലേക്കു ഒരു ice cube ഒക്കെ ഇട്ടിട്ട് തണുത്ത വെള്ളത്തില് പഞ്ചാര ഒക്കെ ഇട്ടിട്ട് ഒരു ഏലക്കായും കൂടി പൊടിച്ച് ഈ വെള്ളത്തിൽ ഇട്ടാല് നല്ലൊരു ചക്കര taste ാണ് വെള്ളമുണ്ടാക്കി നോക്കിയാൽ അറിയാം.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 ഏലക്കായ ആവശ്യമായ സാധനങ്ങള് പിന്നെ പഞ്ചസാര ഏത് വെള്ളത്തിനാണെങ്കിലും പഞ്ചസാര വേണമല്ലോ ഇതും കൂടി ഇട്ടിട്ട് ഞാന് ഒരു വെള്ളണ്ടാക്കി വെച്ചിരുന്നു അവര് വന്നു കയറിയാൽ ഉടനെ കൊടുക്കാൻ വേണ്ടിയിട്ട്.